എടീ ഞാൻ നിന്നെ വിളിച്ചതേ നാളെ നമ്മുടെ ഇവിടുത്തെ ഗവണ്മെന്റ് സ്കൂളില്ഒരു കാർഷിക ചന്ത നടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൃഷി വീട്ടുവളപ്പില് നടത്തുന്ന കൃഷിയും. അതുപോലെ തന്നെ പച്ചക്കറികളും കായയും ഒക്കെയാണവിടെ വിക്കാനായിട്ട് നമ്മളുദ്ദേശിക്കുന്നതു. നിങ്ങടവിടെ നിന്റെ വീട്ടില് വല്ലതുമൊക്കെയുണ്ടോ? കൃഷി വല്ലതും നടത്തുന്നുണ്ടോ? അടുക്കള കൃഷി ആയാലും അങ്ങനെ.

ആ എന്റെ വീട്ടില് തക്കാളി കൃഷി ഉണ്ട്

ആ പിന്നെയുള്ളത് പച്ചമുളക്.

ആ അപ്പ ഇതൊക്കെ പുറത്തു കൊടുക്കാനായിട്ട് കുറച്ചായാലും നമുക്ക് മതി.ഓ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ വളരെ കുറച്ചു വീട്ടില് മാത്രമവര് വീടുവളപ്പിലായിട്ട് കൃഷി ചെയ്യുന്നുന്നുള്ളു. അതുകാരണം തന്നെ ആ ഇപ്പം നമുക്ക് വിശ്വസിച്ചു പുറത്തു മാർക്കറ്റിനൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ? എല്ലാത്തിലും വെഷമാണ്. ആ ഇവിടെ നമ്മളെ വീട്ടില് ഏമ് വീട്ടിലെ സാദനങ്ങളുകൊണ്ടുതന്നെ അതിന്റെ വളങ്ങളുപയോഗിച് നമ്മളെ വീട്ടിലത്തെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളത്തെടുക്കുന്നതു. ആ അങ്ങനെയൊക്കെ എടുക്കുന്നതാ നല്ലതിപ്പ നമ്മളിപ്പം എത്ര സൂക്ഷിച്ചത് പാചകം ചെയ്താലും ഈ പാചകം ചെയ്യുന്ന സദനത്തിൽ മൊത്തം വേഷാണെങ്കിലും നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വസിച്ചു അതാർക്കും. കൊടുക്കാനും പറ്റില്ല.

ഇപ്പോൾ എന്തൊക്കെ തരം അസുഖങ്ങളാണ്. വരുന്നത്.

അതുശരിയാ ഒന്നും വിശ്വസിച്ചു ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും വിഷമാണ്. നിങ്ങടവിടെ വല്ല കൃഷിയൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോ? ഇപ്പ നമ്മുടെ വീടിന്റയൊക്കെ പരിസരത്തായിട്ട് തൊഴിലുറപ്പ് ആളുകള് ഇപ്പൊ കൃഷിയാണ് ചെയ്യുന്നത്.

അവരും വത്യസ്ഥമായ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്.

പച്ചക്കറികൾ ആണ് കുടുതലും ചെയ്യുന്നത്.

ആ പണ്ടവിടെ കുറേ പാടങ്ങ നെൽപ്പാടവൊക്കെ ഉണ്ടാർന്നതല്ലെ. ഇപ്പൊ അതൊക്കെ എങ്ങനെയാ തരിശായിട്ട് കിടക്കുവാണോ? അല്ലങ്കിൽ കൃഷി ഏറക്കുന്നോടോ അവിടെയൊക്കെ ? ഏയ് നെൽപ്പാടവൊന്നും ഇപ്പൊ ഇല്ല.അവിടെയൊക്കെ നികത്തിയവര് ഏ ചാ ഇപ്പോ ചുമ്മാ വെറുതെ ഇട്ടേക്കുവാണ് അവിടൊക്കെ. ആ യിതാണെന്നേ നമ്മുടെ നാട്ടില് ഇപ്പോ കേരളത്തിൽ തന്നെ കൃഷി വളരെ കുറവാണിപ്പോൾ നമ്മളിപ്പോ പുറത്തു ആഹ് ഉത്തേന്ത്യൻ സംസ്ഥാനങ്ങളിൽനിന്നുതന്നെ നമുക്ക് വേണ്ടാ ഭക്ഷ്യ സാധനങ്ങള് വരെ നമ്മള് മേടിക്കുന്നതു.

ആ നല്ലകര്യായാണത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് കഴിക്കാൻ നമുക്കതല്ലെ പറ്റതുള്ളു. നമുക്ക് എല്ലാവർക്കും കുറച്ചു സ്ഥലാവോക്കയെ കാണുവോള്ളൂ. അത് ശരിയാണ് വളരെ കുറച്ചു സ്ഥലം വേ എല്ലാവർക്കും സമയപരിതിയാണ് ഏറ്റവും കൂടുതൽ.

ആ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതികം ഇത് നോക്കാനായിട്ടുള്ള സമയം ഇല്ലല്ലോ? കൃഷി ഭവനിന്നൊക്കെ ഒരുപാട് ആ അതിന് വേണ്ടീയുള്ള വിത്തൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങള് മേടിക്കാറുണ്ടായിരുന്നോ?

ആ നമ്മളത് നാടാറും ഉണ്ട്. മേടിക്കാന്നുണ്ട്.

ഓ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളതല്ലേ? ആ അതാണ് ഏറ്റവും നല്ലതു.

ആ ഉം അങ്ങനെയേ ഉപയോഗിക്കുവൊള്ളൂ പുറത്തു നിന്ന് ഒരു വളവും നമ്മള് മേടിച്ചു ഇടാറില്ല. അ ആ എന്തുകൊണ്ടും നല്ല തീരുമാനം തന്നെയാ അത്.

ശരിക്കും ഞങളുടെ വീട്ടിൽ ആയാലും ഇപ്പോ ഞാനിത് അനേഷിച്ചു തുടങ്ങിയപ്പത്തെനാണ് ഭയങ്കര സങ്കടം തോന്നി. ചുറ്റുവുള്ള വീടുകളിലൊക്കെ ഒരു കൊലപോലും ഇല്ല ഒരു വാഴക്കുല പോലും ഇല്ല. ആ അവിടെ എങ്ങും.

ഞങളുടെ വീട്ടിലെ പിന്നെ വാഴയുണ്ട്. ആ അ അച്ചിങ്ങം.

ആ നിങ്ങളുടെ വീട്ടില് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് നിങ്ങടെ ആ വീടിന്റെ ചുറ്റുവൊക്കെ പാടം ആയിരുന്നല്ലോ? അതാ ഞാൻ വിളിച്ചത്. അന്നേച് നാളെ ചന്തയിലെട്ടക്ക് ജൈവ പച്ചക്കറികളും . അഹ് പഴങ്ങളും മാത്രേ നമ്മളെടുക്കുന്നുള്ളു?

വീടുകളിന്നായാല് അത് അത്രേം നല്ലതാണല്ലോ? ഏ അ അപ്പൊ അവർക്കും ഒരു വരുമാനമാകും. നമ്മൾക്ക് ജനങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും പറ്റും. നല്ല പച്ചക്കറികളും കൊടുക്കാൻ പാട്ടും.

ആ ഇനിയിതുകൂട്ടി കൂട്ടികൊണ്ടുവരണം. കൃഷി ഭയങ്കരമായിട്ട് നാട്ടിൽ കുറഞ്ഞു വരുന്നുണ്ട് ആ ആളുകളെല്ലാം മറ്റുള്ളവരെ ആശ്രെയിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ.

ആ ശരിയാണ് ചന്തയിലൊക്കെപോയാലും പുറത്തുന്നു വരുന്ന പച്ചക്കറികളൊക്കെ കിട്ടുമല്ലോ? അതുകൊണ്ടു ആരും അതിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുന്നില്ല. ആടി ശരിയെന്ന.